ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണമായിപ്പൊ ഞാനിപ്പോ പറയട്ടെ നമ്മുടെ സ്ഥാപനങ്ങൾ ജോലി സ്ഥാപനങ്ങളും ഒക്കെ അടച്ചു പൂട്ടിയിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോ നമു യാം നമ്മുടെ വീട്ടിലൊക്കെ ആഹ് വീട്ടിലുള്ളവർ മുതിർന്ന ആളുകൾ ജോലി ചെയ്ത്, ആ വരുമാനം കൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിലെ ഉള്ളവർ ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് ഈ തൊഴിൽ സ്ഥാപനങ്ങളും മറ്റും അടച്ചുപൂട്ടുന്നതിനു കാരണത്താൽ തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് വളരെയധികം നാം പ്രയാസപ്പെട്ടിട്ടുണ്ട്. അല്ലേ?

അത്തരം സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം എൻടെ ഭർത്താവ് ജോലിസ്ഥലത്ത് പോകാൻ കഴിയാതെ കുറെ വീട്ടിൽ ഉണ്ടായിരുന്നു.

പിന്നെ ജോലിസ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് വന്നാ പിന്നെ തിരിച്ചു ജോലി സ്ഥലത്തേക്ക് പോകാൻ പാടില്ലാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം എല്ലായിടങ്ങളിലും checking ഉം എവിടെ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് ഒക്കെ അന്വേഷണങ്ങളും പുറത്തിറങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്ന police കളും അങ്ങനെ എല്ലാംകൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടമാണ് അന്ന്. എൻടെ മക്കൾ school ൽ പോകുന്ന രണ്ട് വിദ്യാർത്ഥികൾ ഉണ്ട് അവർക്കൊന്നും school ൽ ഒന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. എൻടെ മക്കൾ എന്നല്ല ഒരു മക്കൾക്കും അന്ന് school കളിൽ ഒന്നും പോകാൻ കഴിയാതെ, അവരുടെ വിദ്യാഭ്യാസം ഒക്കെ മൊടങ്ങി അ അത് അതുകാരണം തന്നെ അ~ അ അന്നത്തെ രണ്ടു വർഷത്തെ വിവരം ഈ കുട്ടികളിൽ നിന്നും നഷ്ടമായി. എല്ലാം പഠിച്ച വിവരങ്ങളും അവരിൽ നിന്ന് നഷ്ടമായി. പിന്നെ അവര് തീർച്ചയായും. ഈ COVID nineteen മൂലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടത് മൂലം ഒരുപാട് വിദ്യാർത്ഥികളുടെ പഠനത്തിന് അത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അവരുടെ അഹ്

അത് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ വിദ്യാർത്ഥികളുടെയും പഠനത്തിന് വളരെയധികം ദോഷകരമായി COVID nineteen എന്ന കാലഘട്ടം വരുത്തിയിട്ടുണ്ട്.

എങ്കിലും പറയാതിരിക്കാൻ വയ്യ online class ഉം മറ്റും വഴി നമ്മുടെ കുട്ടികൾക്ക് പഠനം നൽകിയിട്ടുണ്ട്. അതിനായി അധ്യാപകരും മറ്റും നമുക്ക്

ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ഈ COVID nineteen എന്ന കാലഘട്ടം നിങ്ങൾക്കറിയാമല്ലോ ഈ school life ഈ school ൽ പോയി പഠിക്കുന്ന ഒരു അഹ് happiness ഉം vibe ഒന്നും നമുക്ക് വീട്ടിലിരുന്ന് പ online class ലൂടെ ലഭിക്കത്തില്ല അല്ലേ?

അവര് friends നോടും ആഹ് അധ്യാപകരോടും ഒത്തു ചെലവഴിക്കുന്ന ആ ഒരു സന്തോഷം ഒന്നും നമുക്ക് വീട്ടിലിരുന്നാൽ കിട്ടത്തില്ല

ഇപ്പോ എന്നെ സംബന്ധിച്ചായാലും എൻടെ school ലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് COVID nineteen മൂലം എനിക്ക് നഷ്ടമായത്. എൻടെ സുഹൃത്തുക്കളോടൊപ്പം ഉള്ള ചെലവഴിക്കേണ്ട സമയോം spend ചെയ്യേണ്ട സമയവും എനിക്ക് എന്‍ടെ life ൽ കൂടുതല് പഠിക്കാൻ അഹ് പഠിക്കാനുള്ള ഒരു സമയം എനിക്ക് നഷ്ടമായി കഴിഞ്ഞു. അത് പറയാതിരിക്കാൻ വയ്യ. ഞാന് SSLCexamination എഴുതിയത് ഈ covid nineteen എന്ന കാലഘട്ടത്തിലാണ്. നിങ്ങൾക്കറിയാമല്ലോ പ്പൊ ഈ പത്താം class എന്ന് വെച്ചാൽ നമ്മുടെ life ൽ മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്

ആ കാലഘട്ടം എന്നെ സംബന്ധിച്ച് നഷ്ടമായി എന്ന് പറയാം. കാരണം ഒരുപാട് കാലം അഹ് ഒരുപാട് ദിവസം വീട്ടിലിരുന്നത് കൊണ്ട് school ൽ ഒന്നും പോകാൻ കഴിയാതെ വളരെയധികം വിഷമിച്ചിരുന്നു ഞാൻ അതുകാരണം നിങ്ങൾക്ക് mark ലോ എന്തെങ്കിലും പരാജയം വന്നിട്ടുണ്ടോ?

ഞാൻ അത്യാവശ്യം mark നേടിയിട്ടുണ്ട്

പിന്നെ അത് മാത്രമല്ല വേറെയും ചില~ പ്രയാസങ്ങൾ നമ്മളെല്ലാവരും നേരിട്ടിട്ടുണ്ട്. ഇപ്പൊ തൊഴിൽ സ്ഥാപനങ്ങള് അ~ അടച്ചു പൂട്ടുന്നത് മൂലം അഹ് കുറേ കുടുംബങ്ങൾ ദരിദ്ര്യത്തിലേക്ക് പോകാനിടയായിട്ടുണ്ട്. എങ്കിലും ഈ government മറ്റും നമ്മുടെ പ്രയാസങ്ങളിൽ നമുക്ക് കൂട്ടുനിന്നിട്ടുണ്ട് അല്ലേ? അതെ അതെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ government നമുക്ക് അന്ന് ആഹാര സാധനങ്ങൾക്കുള്ള ഭക്ഷ്യ kit കളും ration സാധനങ്ങൾ ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയതിനേക്കാൾ അധികമായി ആ~ ഒന്ന് രണ്ടു വർഷത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറവ് വന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതം താളം തെറ്റിയൊര് നിലയിലായിരുന്നു. എന്നുവെച്ചാൽ ആ~ ആർക്കും തന്നെ ജോലിയോ, വരുമാനമോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് എല്ലാവരും താഴ്ചയിലേക്ക് പോയ ഒരു കാലഘട്ടമാണ് ആ COVID nineteen ന്‍ടെ രണ്ടുവർഷം അതിൽ നിന്ന് മുക്തയായി വന്നതാണ് ഓരോ വ്യക്തികളും

തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ government ഉം മറ്റും നമുക്ക് വളരെയധികം സഹായം ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ

വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്.

പോകാൻ കഴിയാതെ നമ്മുടെ കുടുംബ വീടുകള്‍ടോ നമ്മുടെ അയൽപക്കത്തോ നമുക്ക് എവിടേക്കും പോകാൻ കഴിയാതെ പുറത്തുപോയ ഒരു സന്തോഷത്തോടെ ഒരു ജീവിതം നമുക്ക് ആ രണ്ടു വർഷത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാം. കാരണം പുറത്തിറങ്ങിയാൽ നമുക്ക് പേടിയാണ്.

ഈ ഇന്നോളം ഇത്തരം ഒരു അവസ്ഥ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല.

ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു virus ഒക്കെ കേൾക്കുന്നത്. ഇപ്പോ നമ്മുടെ പൂർവികരോട് ചോദിച്ചാൽ തന്നെ അറിയാം അവരുടെ കാലഘട്ടത്തിൽ ഒക്കെ അപൂർവമായാണ് ഇങ്ങനെ ഒരു virus കുറേ വർഷങ്ങൾക്ക് കാലഘട്ടത്തിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു virus പിടിപെട്ടിട്ടുള്ളത്. ഇതുമൂലം കു അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ full time വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ പുറത്തു പോകുമ്പോൾ ഒക്കെ mask ധരിക്കേണ്ട സാഹചര്യം ന്നിട്ടുണ്ട് mask ധരിക്കാതെ ഒരിക്കലും mask നിർബന്ധമാക്കിയ ഒരു സാഹചര്യം situation വന്നിട്ടുണ്ട്. മാത്രമല്ല എപ്പോഴും നമ്മള് കയ്യിലൊക്കെ sanitizer use ചെയ്യുന്ന അല്ലേ?

അങ്ങനെയൊരു കാലഘട്ടമായിരുന്നു COVID nineteen നമുക്ക് ഉണ്ടാക്കി തന്നത്. അതേ പിന്നെ എങ്കിലും നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ചു പോന്നു അതുതന്നെ ഒരു വലിയൊരു സന്തോഷകരമായ കാര്യമായി പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ COVID വന്നതിനു ശേഷം അതിൽനിന്ന് മുക്ത ആയെങ്കിലും അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെങ്കിലും അതിന്‍ടെതായ ചെറ്യേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പഴും എനിക്ക് ഉണ്ട്. കാരണം ശരീര വേദന കാൽ ഭയങ്കരമായ കാലു വേദന അതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഈ COVID വന്നതിനു ശേഷം കിട്ടിയ ഒരു വിട്ടുമാറാത്ത ഒരു അസുഖമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എൻടെ ജീവിതത്തില് എനിക്ക് ശ്വാസംമുട്ടല് എന്ന് എന്താണെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അതും അനുഭവിച്ചു. ഞാൻ എൻടെ മനസ്സിൽ അന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ഈ തന്ന ഈ രോഗം ഇനി മറ്റൊരാൾക്കും നീ കൊടുക്കല്ലേ ദൈവമേ കാരണം അത്രത്തോളം ഞാൻ അനുഭവിച്ചു. ഞാൻ അനുഭവിച്ചത് പോലെ തന്നെ മറ്റുള്ളവരും അനുഭവിക്കുകയല്ലേ എന്നോർത്ത് എനിക്കുള്ള ഈ രോഗം മറ്റൊരാള്‍ക്കും നൽകരുതേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ങ്ങളെപ്പോലെ തന്നെ പലർക്കും ഇങ്ങനെ ഒരു അനുഭവങ്ങൾ വിശദീകരിക്കാൻ ഉണ്ടാവും കാരണം പലരുടെയും കുടുംബങ്ങൾ കുടുംബങ്ങളിലും പലരും ചിന്തിക്കാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. ചിലരുടെ കുടുംബത്തിലെ അംഗങ്ങൾ ഒക്കെ മരിച്ചത് മൂലം അവർക്ക് വലിയധികം സം സങ്കടം വന്നിട്ടുണ്ടായിരിക്കും. അവരെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ അവർക്കും അം~ അതിനെപ്പറ്റി പറയാനുണ്ടാവും. ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും അന്ന് അവർക്ക് ഉണ്ടായിരുന്നത്.

അതിനുശേഷം എനിക്ക് പനി കാരണം ശരീര വേദന കാരണം എണീക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയായപ്പോ ഞാൻ doctor ടെ അടുത്തു പോയി. അപ്പോ doctor doctor ഓട് ഞാൻ പറഞ്ഞു എനിക്ക് പനിയാണ് ചെറുതായിട്ട് പനിയുള്ളൂ. കാരണം അന്ന് പനിയെന്നു പറഞ്ഞ അപ്പോ COVID test ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് COVID ആണെന്ന് പറഞ്ഞാൽ ഞാന് പ്രയാസപ്പെടൂലെ. കാരണം ഏതെങ്കിലും എവിടെയെങ്കിലും ആയിരിക്കും അന്ന് quarantine ൽ ഇരുത്തുക. നമ്മുടെ വീട്ടിൽ ഒന്നും quarantine നിൽ ഇരുത്തില്ലായിരുന്നു. വേറെ വല്ല hospital ലുകളിലേക്ക് refer ചെയ്യുകയായിരുന്നു. അത് കാരണം അത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പനി ഒന്നുല്ല്യാ ചെറുതായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് COVID ഒന്ന് test ചെയ്യാം എന്ന് doctor പറഞ്ഞപ്പോ എന്നാ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞ് അങ്ങനെ എനിക്ക് COVID test ചെയ്തപ്പഴേ പതിനഞ്ച് minute നു ശേഷം result വന്നു. അപ്പോ എനിക്ക് COVID ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. ആ സമയത്ത് ഞാൻ ആകെ തകർന്നുപോയി. കാരണം എനിക്കല്ലാതെ ആ വീട്ടിൽ ആർക്കും തന്നെ പനിയോ COVID ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്നത് കേട്ടപ്പോ അത് ശക്തമായ ഒരു വേദനയാണ് ഉണ്ടായത്. അങ്ങനെ വീട്ടിലേക്ക് പോന്നത് auto പിടിച്ചാണ് പോന്നത്. കാരണം bus ൽ ഒന്നും യാത്ര ചെയ്യാൻ പാടില്ലല്ലോ പിന്നെ. എനിക്ക് COVID ആയത് കാരണം മറ്റുള്ളവരിലേക്കും പകരും എന്ന് വിചാരിച്ച് doctor പറഞ്ഞു ഒരു auto പിടിച്ച് പോകണമെന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങള് നേരെ വീട്ടിലേക്കാണ് വന്നത്. അവസ്ഥയും ചെറിയൊരു പനിയാണ് ഇതിന് തുടക്കം പക്ഷേ നമ്മൾ test ചെയ്യുമ്പോഴാണ് അറിയുന്നത് ചെറിയൊരു പനിയാണ് ഇതിന് തുടക്കം. പക്ഷേ നമ്മൾ test ചെയ്യുമ്പോഴാണ് അറിയുന്നത്

നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അന്ന് ഒരു പനി വന്നാൽ പോലും ആളുകൾ വളരെയധികം ഭയപ്പെടുന്ന ഒരു സാഹചര്യം ആയിരുന്നു. പനി വന്നാൽ ആശുപത്രിയിൽ പോകാൻ മടിക്കുന്ന പലരും മടിക്കാറുണ്ട് കാരണം ഭയം കൊണ്ട് ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്നാൽ first test ചെയ്യുന്നത് COVID COVID nineteen ന്‍ടെ test ആണ് അപ്പോ

എൻടെ ദൈവത്തിൻടെ കൃപ മൂലം എനിക്ക് അങ്ങ് ഒരു situation വന്നിട്ടില്ല. ഈ COVID nineteen test എന്‍ടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എങ്കിലും ഇപ്പോ vaccine ഒക്കെ എടുത്തിട്ടുണ്ട്. അല്ലേ? നമ്മളെ എല്ലാവരെയും vaccine അടിച്ചിട്ടുണ്ട്. നിങ്ങൾ എടുത്തിട്ടില്ലേ? ഇല്ല ഞാനന്ന് ഗർഭിണി ആയിരിക്കുമ്പോൾ ആണ് എനിക്ക് covid വന്നത്. അപ്പോൾ എന്‍ടെ doctor ഓട് ഞാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ covid ninteen പിടിപെട്ടു. അതിനുശേഷമാണ് ഈ vaccine ഒക്കെ എടുക്കേണ്ടി വന്നിരുന്നത്. അപ്പോ doctors എന്നോട് പറഞ്ഞിരുന്ന് ഏതായാലും പ്രസവം കഴിഞ്ഞതിനു ശേഷം മതിയെന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാല് ഇനിയും കുട്ടികൾ കുട്ടിക്ക് വേറെ വല്ല പ്രശ്നങ്ങൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് doctor എന്നോട് അങ്ങനെ നിർദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെ ഒരു വർഷം കഴിയുവോളം കുട്ടിക്ക് പാലു കൊടുക്കണ്ടെ? അപ്പോ വല്ല ബുദ്ധിമുട്ടും വരും എന്ന് വിചാരിച്ചു ഞാന് അന്ന് ഒന്നും vaccine എടുത്തില്ല.

കുട്ടിയായത് കാരണം അങ്ങനെ ആരും എന്നെ

കുട്ടികൾക്ക് ഒഴികെ അത്യാവശ്യം എല്ലാവർക്കും vaccine എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിർബന്ധമായും vaccine വെക്കേണ്ട സാഹചര്യം ഞാനൊക്കെ vaccine എടുത്തിട്ടുണ്ട്. പിന്നെ വേറെയും ഒരുപാട് പ്രശ്നങ്ങള് COVID nineteen മൂലം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ആരാധനാലയങ്ങൾ ഒക്കെ അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അല്ലേ?

ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഇപ്പോ നമ്മുടെ ഇന്ത്യ ഉദാഹരണമായി പറഞ്ഞാൽ തന്നെ ഇന്ത്യ ഒരു പൂന്തോട്ടം പോലെയാണ്. അതില് പലതരം മതങ്ങൾ ഉണ്ട്.

ആ മതങ്ങൾക്കൊക്കെ പലതരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ ഹിന്ദുക്കൾക്ക് അമ്പലങ്ങളും മുസ്ലീങ്ങൾക്ക് പള്ളികളും ഒക്കെ അടച്ചുപൂട്ടുന്നത് വഴി അവരുടെ ആരാധനാലയങ്ങള് അടച്ചുപൂട്ടുന്നത് വഴി ആരാധനയ്ക്ക് വളരെയധികം പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്.

അങ്ങനെ ഒരുപാട് തരം പ്രയാസങ്ങൾ ഹ്~ എണ്ണിയാൽ തീരാത്ത അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതേ അതേ അതുമാത്രമല്ല ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ഒന്നു മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിക്കാത്ത ഒരു അവസ്ഥ ആയി. ഇരുന്നത് അതെ പിന്നെ മാത്രമല്ല നമ്മുടെ വിദേശികളൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ quarantine quarantine ൽ ഇരിക്കുന്ന അവസ്ഥ. ഇപ്പോ നമ്മുടെ വീട്ടിലുള്ളവർ ആരെങ്കിലും ഇപ്പോ അത്യാവശ്യം വീട്ടിൽ ഉള്ളവരൊക്കെ gulf രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളാണ്.

അവർക്ക് അവരുടെ മക്കളെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥ. വന്ന് കഴിഞ്ഞാൽ ഒരു കുറച്ചുകാലം quarantine ഇരിക്കുന്ന അവസ്ഥ. മക്കളെ പോലും ഒന്നും കാണാൻ കഴിയാതെ ഒരുപാട് അഹ് കാലം പ്രവാസിയായി ജോലി ചെയ്തു പിന്നീട് നാട്ടിൽ വന്നാൽ ഉള്ള അവസ്ഥ ല്ലേ? എന്തൊരു

വ്യക്തി വിദേശത്ത് നിന്ന് വന്നിട്ട് അന്ന് കോറ corona ന്‍ടെ first time ആയിരുന്നു. അവര് വന്നിട്ട് അവര് വന്ന ഉടനെ അവർക്കൊരു room വരുന്ന അറിഞ്ഞു ഉടനെ അവർക്കൊരു room വേണമെന്നു നിർദ്ദേശിച്ചു. എത്രത്തോളംച്ചാൽ helth center ന്നും police മാരും അങ്ങനെ എല്ലാവരും നിർദ്ദേശം കാരണം അവ അവർക്കൊരു room അവർക്ക് പോകാനും വരാനും മാത്രം ഒരു വഴി. പിന്നെ ഒരു bathroom. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഒരു ജനൽ വഴിയായിരുന്നു. അന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് രോഗം വന്നുകൊണ്ടിരിക്കുന്നു എന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം എത്തിയിട്ടില്ല. അപ്പൊ ഈ വിദേശികൾ ആ അവരിൽ നിന്ന് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത്തരം അ~ അവസ്ഥകൾ ഒക്കെ ഉണ്ടായിരുന്നത്.

നമുക്കും നമ്മുടെ നാട്ടിലും നമ്മിലും ആ രോഗം പിടിപെട്ടു എന്ന് തന്നെ പറയാം. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി. എനിക്കെന്നല്ല എൻടെ ഒരു cousin bro നിങ്ങള് പറഞ്ഞ പോലെ തന്നെ പ്രവാസിയായി ജോലി ചെയ്ത് പിന്നെ നാട്ടിൽ വന്നപ്പോ കുറച്ചുകാലം quarantine ല്‍ ഇരിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ദുരന്ത ഒരു സങ്കടകരമായ അവസ്ഥയാണല്ലേ അത്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ ആ road എന്ന് പറഞ്ഞാ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിട്ടുള്ളത്.

പിന്നെ പിന്നെ വേറെയും ഒട്ടധികം ഒട്ടഅരവധി പ്രയാസങ്ങൾ അന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്.

നേരത്തെ പറഞ്ഞ പോ ഒരുപാട് പേര് അതിൽ നിന്നൊക്കെ മുക്തമായി അതിജീവിച്ചു വന്നിട്ടുണ്ട്. അതുതന്നെ ഒരു വലിയ സന്തോഷകരമായ കാര്യമായി പറയാം, അല്ലേ? ഇപ്പോ പറഞ്ഞു വന്നാൽ നമ്മൾ എല്ലാവരും കൂടി തന്നെയാണ് നമുക്ക് ആ രോഗം ഇല്ലാതാക്കി വന്നത്. കാരണം നമ്മൾ തന്നെ വളരെയധികം സൂക്ഷ്മമായാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പുറത്തു പോകാതിരിക്കുന്നു ഒക്കെയല്ലേ

പിന്നെ അതിലും കൂടുതലായി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവുക ഈ സാധാരണക്കാരായിരിക്കും. സാധാരണക്കാര് എന്ന് പറഞ്ഞാല്, അന്ന് അന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവര്. കാരണം അവർക്ക് മുന്നേ ഒരു വരുമാനവും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇ ഇന്ന് ജോലിക്ക് പോയാൽ അതുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ നല്ലവണ്ണം പ്രയാസം അനുഭവിച്ച ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്.

തീർച്ചയായും എങ്കിലും നേരത്തെ പറഞ്ഞപോലെ തന്നെ ഈ government വഴിയുള്ള ആഹാര സൗജന്യമായി നൽകുന്ന ഭക്ഷ്യ kit കളും മറ്റും നമുക്ക് വളരെയധികം സഹായകരമായ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലേ? ആ സാഹചര്യ

ദുരന്തം COVID nineteen എന്ന മഹാമാരി ഈ ലോകത്തോട് വിട പറഞ്ഞത്.

അവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോഴും അതൊരു തീരാ വേദനായി അവരൊരു മനസ്സിൽ കെടക്കുന്നുണ്ടാവും.

ഒന്ന് മരിച്ചാലോന്ന് കാണാനും സ്പർശിക്കാനും പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോ നേരത്തെ വിദേശികളുടെ കാര്യമാണ് കൂടുതലും. അവർക്ക് അവരുടെ മക്കളെ ഒന്ന് കാണാനും മക്കളേം ഭാര്യമാരെയും ഉമ്മയും ഉപ്പയെ ഒക്കെ ഒന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ.

തൊടാനോ അഹ് ഒന്നും കഴിയാത്ത അവസ്ഥ. ഇനിയിപ്പോ കാണാൻ തന്നെ ആ quarantine ല്‍ ഇരിക്കുന്ന സ്ഥലത്തിന് ദൂരത്തായി ഒന്ന് കണ്ടു പോക മാത്രം ചെയ്യാവുന്ന ഒരു അവസ്ഥ ഒക്കെ അന്നുണ്ടായിട്ടുണ്ടല്ലേ? അതെ തീർച്ചയായും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട് അന്ന്. ചൈനയില്‍ നിന്നും ഈ corona പിന്നീട് നമ്മുടെ വിദേശികളും മറ്റും

പിന്നെ ഈ രോഗം പിടിപെട്ടിരുന്നത് യുവാക്കൾ എന്നോ വൃദ്ധരെന്നോ കുട്ടികൾ എന്നോ എന്നില്ല. എല്ലാവരിലും പിടിപെട്ടൊരു രോഗമാണ് ഈ corona

വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ പേരും മരണപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഈ കുട്ടികൾക്ക് ആയാലും മുതിർന്നവർക്കായാലും പെട്ടെന്ന് രോഗം പിടിപെടുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്.

എങ്കിൽ പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം

ഇതുവരെ complaints ഒന്നും അങ്ങനെ വരാറില്ലല്ലോ.

ആണോ? നിങ്ങള് ഏതാ phone use ചെയ്യുന്നേ? Eleven ഇത് അഹ് settings ല് അഹ് ജിയോ app എടുത്തിട്ടു ഒന്ന് മോ~ mode ചെയ്തു നോക്കിയെ ഒന്ന് നോക്ക.

എന്~ എന്താ മോളില് കാണിക്കുന്ന fourGfourGplus ന്നാണോ അതോ HPlus ന്നാണോ?

nine double four ന്‍റെ അഹ് വ~ അഹ് fi~ fiveGBplus അഹ് per day വരണ package ആണല്ലേ? ആണോ, നമ്മളെ ന്നായാലും നമുക്കവിടെ ആണോ, നമ്മള് ന്തായാലും ഇവിടെ complai~ complaint register ചെയ്യുന്നുണ്ട്. ഏർ അഹ് നമ്മടെ manager ക്ക് കൊടുക്കാന്‍ അങ്ങനെ permission ഇല്ല, പ്രത്യേകിച്ച് എന്തേലുമൊക്കെ ദെണ്ടെങ്കി മാത്രേ ദൊള്ളൂ.

പറയാനുള്ള കാരണം എന്താന്നെനിക്ക് മനസിലായില്ല. നമ്മളെന്തായാലും tower ഒന്ന് പോയി പരിശോധിക്കുന്നുണ്ട്. ഞങ്ങള് അഹ് ഏർ ന്തായിന്‍റെ process ല്ലാ നടക്കേണ്. അപ്പയീ കോവിഡ് nineteen ദൊക്കാകെ ആയതു കാരണം അങ്ങട്ട് വരാന്‍ ഉള്ള ബുദ്ധിമുട്ടാണ്. മ്മടെ ഓഫീസ് വരണത് മലപ്പുറത്താണ്. ഇതിപ്പോ നിക്കുന്ന പാലക്കാട്‌ ആണെന്നല്ലേ പറയുന്നെ. അവിടെ full containment zone ലൊക്കെ ആയതുകൊണ്ടാണ്‌

ആ okay ഉം നമ്മുടെ ഭാഗത്തൂന്ന് അങ്ങനെ ക~ എന്തേലും complaint വരേണേ നമ്മളെന്തായാലും അത്ക്കു പരിഗണിക്കുന്നു. നമ്മുടെ കണ്‍~ അഹ് customer നെ സ്വന്തം

അയിനെന്തായാലും ഒരു one one month നുള്ളില്‍ അയിനുള്ള ഇത് ചെയ്തുതരുന്നതാണ്. Sir ല്ലാ പറഞ്ഞാ നമ്മടീ കോവിഡിന്‍റെ issue കാരണള്ള ചെറിയൊരു ബുദ്ധിമുട്ടുമാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ചെലപ്പോ നമ്മളെ tower ന്‍റെ എന്തേലും പ്രശ്നം അല്ലെങ്കിൽ വീടിന്‍റെ എന്തേലും പ്രശ്‌നം ആണോ? എന്നാ ആ ഭാത്തേക്ക് range കമ്മി എന്തെലൊക്കെയൊണ്ടോ? ആണോ ആഹ് okay okay